ലിബ്രിയോഫീസ് Calcലെ അഡ്വാൻസ്ഡ് Formattingഉം Protectionഉം എന്ന സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു സ്പ്രെഡ് ഷീറ്റിന് പാസ് വേർഡ് നല്കുന്നത്
ഒരു ഷീറ്റിന് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ഷീറ്റിലെ ഒരു ടാബിന് പാസ് വേർഡ് നല്കുന്നത്
databaseന്റെ റേഞ്ചസ് നിർവചിക്കുന്നത്
സബ്ടോട്ടൽ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്
സെൽസ് വാലിഡേറ്റ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334
personal finance trackerഓഡ്സ് തുറക്കാം
ആദ്യമായി ഈ ഫയലിന് പാസ് വേർഡ് നല്കി സംരക്ഷിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
ഈ പാസ് വേർഡ് അറിയാവുന്ന ആളിന് മാത്രമേ ഫയൽ തുറക്കുവാൻ കഴിയുകയുള്ളൂ
മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഫൈൽ സേവ് എഎസ്
സേവ് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
അടുത്തതായി സേവ് വിത്ത് പാസ്വേർഡ് ബോക്സ് ചെക്ക് ചെയ്യുക
എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക
നമുക്ക് സേവ് എഎസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് മറ്റൊരു ഫയൽ ആയി സേവ് ചെയ്യുകയോ അതേ ഫയലിനെ റിപ്ലേസ് ചെയ്യുകയോ ചെയ്യാം
ഇവിടെ ഫയൽ റിപ്ലേസ് ചെയ്യാം
യെസ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് പാസ് വേർഡ് എന്റർ ചെയ്യുക
കൺഫർം ബോക്സിൽ പാസ് വേർഡ് വീണ്ടും എന്റർ ചെയ്തിട്ട് ഒക് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് personal finance trackerഓഡ്സ് ക്ലോസ് ചെയ്യുക
ഇപ്പോൾ ഈ ഫയൽ വീണ്ടും തുറന്നു എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
Enter പാസ്വേർഡ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഇവിടെ നമുക്ക് തെറ്റായ പാസ് വേർഡ് കൊടുക്കാം
ഒക് ക്ലിക്ക് ചെയ്യുക
നമുക്ക് പാസ് വേർഡ് തെറ്റാണെന്ന എറർ സന്ദേശം ലഭിക്കുന്നു
ഇപ്പോൾ ശരിയായ പാസ് വേർഡ് നല്കാം
ഫയൽ തുറക്കുന്നു
പാസ്വേർഡ് ഓപ്ഷൻ നീക്കം ചെയ്യുന്നത് എങ്ങനെ
ഇത് എളുപ്പമാണ്
സേവ് വിത്ത് പാസ്വേർഡ് ഓപ്ഷൻ അൺ ചെക്ക് ചെയ്യുന്നു
വീണ്ടും സേവ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇത് മറ്റൊരു ഫയൽ ആയി സേവ് ചെയ്യുകയോ അതേ ഫയലിനെ റിപ്ലേസ് ചെയ്യുകയോ ചെയ്യാം
ഇവിടെ ഫയൽ റിപ്ലേസ് ചെയ്യാം
യെസ് ക്ലിക്ക് ചെയ്യുക
ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും തുറക്കുക
ഫയൽ തുറക്കുവാൻ നിങ്ങൾക്ക് പാസ് വേർഡിന്റെ ആവശ്യമില്ല
ഈ ഫയലിലെ ഓരോ ഷീറ്റുകൾക്കും പാസ്സ് വേർഡ് നല്കുന്നത് എങ്ങനെ എന്ന് നോക്കാം
മെനു ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ടൂൾസ് പ്രൊട്ടക്ട് ഡോക്യുമെന്റ് ഷീറ്റ്
പ്രൊട്ടക്ട് ഷീറ്റ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഒരു ഷീറ്റ് സംരക്ഷിക്കുന്നതിനായി ആദ്യം സെലക്ട് ലോക്ക്ഡ് സെൽസ് സെലക്ട് അൺലോക്ക്ഡ് സെൽസ് എന്നീ ഓപ്ഷനുകൾ അൺ ചെക്ക് ചെയ്യുക
ഇപ്പോൾ പാസ്വേർഡ് ഫീൽഡിൽ എബിസി ലോവർ കേസിൽ എന്റർ ചെയ്യുക
കൺഫർം ഫീൽഡിൽ പാസ് വേർഡ് വീണ്ടും എന്റർ ചെയ്യുക
ഒക് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഒരു സെൽ സിലക്റ്റ് ചെയ്ത് അതിലെ ഡേറ്റ മാറ്റം വരുത്താൻ ശ്രമിക്കുക നമുക്ക് സെൽ സിലക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല
ഈ ഷീറ്റ് മോഡിഫൈ ചെയ്യാൻ കഴിയില്ല
മറ്റ് ഷീറ്റുകൾ നോക്കാം
ഷീറ്റ്2 ക്ലിക്ക് ചെയ്യുക
ഒരു സെൽ സിലക്റ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക
മറ്റ് ഷീറ്റുകളിലെ cellsഎഡിറ്റ് ചെയ്യാൻ കഴിയുന്നു
ആദ്യത്തെ ഷീറ്റിലേക്ക് തിരിച്ച് പോകാം
ഇപ്പോൾ ഷീറ്റിന്റെ സംരക്ഷണം മാറ്റാം
ഇത് എളുപ്പമാണ്
മെനു ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ടൂൾസ് പ്രൊട്ടക്ട് ഡോക്യുമെന്റ് ഷീറ്റ്
പാസ് വേർഡ് ആവശ്യപ്പെടുന്ന ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
ഇതിൽ എബിസി ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ട് ഒക് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ സെൽസ് സിലക്റ്റ് ചെയ്യാൻ കഴിയുന്നു
Rangesനെ കുറിച്ച് പഠിക്കാം
ഒരു spreadsheetൽ cellsന്റെ രംഗെ ഡിഫൈൻ ചെയ്ത് അതിനെ ഒരു ഡേറ്റാബേസ് ആയി ഉപയോഗിക്കാം
ഈ ഡേറ്റാബേസ് rangeലെ ഓരോ rowയും ഒരു ഡേറ്റാബേസ് റെക്കോർഡ് ആണ്
ഒരു rowയിലെ ഓരോ cellഉം ഡേറ്റാബേസ് ഫീൽഡ് ആണ്
ഒരു databaseലേത് പോലെ ഈ രംഗെ ൽ നിങ്ങൾക്ക് sortഉം groupഉം searchഉം ചെയ്യുവാനും വിവിധ കണക്ക് കൂട്ടലുകൾ നടത്തുവാനും സാധിക്കുന്നു
Personal Finance Trackerodsൽ ഒരു ഡേറ്റാബേസ് ഡിഫൈൻ ചെയ്ത് ഡേറ്റ സോർട്ട് ചെയ്യാം
ആദ്യമായി databaseൽ ആവശ്യമുള്ള ഐറ്റങ്ങൾ സിലക്റ്റ് ചെയ്യുക
സ്ന് ഹെഡിംഗിന് താഴെയുള്ള മുഴുവൻ ഡേറ്റയും സിലക്റ്റ് ചെയ്യാം
ഡേറ്റ സിലക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഇപ്പോൾ നമ്മുടെ ഡാറ്റ baseന് പേര് നല്കാം
മെനു ബാറിൽ ഡാറ്റ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഡിഫൈൻ രംഗെ
നാമെ ഫീൽഡിൽ databaseന്റെ ചുരുക്കെഴുത്തായ ഡിടിബിഎസ് ടൈപ്പ് ചെയ്യുക
ഒക് ക്ലിക്ക് ചെയ്യുക
മെനു ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഡാറ്റ സെലക്ട് രംഗെ
സെലക്ട് ഡേറ്റാബേസ് രംഗെ ഡയലോഗ് ബോക്സിൽ ഡിടിബിഎസ് ഒരു ഡേറ്റാബേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ databaseലെ ഡേറ്റ സോർട്ട് ചെയ്യാം
മെനു ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഡാറ്റ സോർട്ട്
സോർട്ട് ഡയലോഗ് ബോക്സിൽ സോർട്ട് ബി ഫീൽഡ് ക്ലിക്ക് ചെയ്ത് സ്ന് സിലക്റ്റ് ചെയ്യുക
വലത് വശത്ത് നിന്ന് ഡിസെൻഡിംഗ് സിലക്റ്റ് ചെയ്യുക
ആദ്യത്തെ തെൻ ബി ഫീൽഡ് ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്ത് കോസ്റ്റ് സിലക്റ്റ് ചെയ്യുക
വീണ്ടും വലത് വശത്ത് നിന്ന് ഡിസെൻഡിംഗ് സിലക്റ്റ് ചെയ്യുക
രണ്ടാമത്തെ തെൻ ബി ഫീൽഡ് ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്യുക
സ്പെന്റ് സിലക്റ്റ് ചെയ്യുക
എന്നിട്ട് ഡിസെൻഡിംഗ് ഒക് ക്ലിക്ക് ചെയ്യുക
സ്ന് ഹെഡിംഗിന് താഴെയുളള ഡേറ്റ അവരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്യുന്നു
ഇതേ രീതിയിൽ databaseൽ മറ്റ് operationകളും നടത്താം
CTRLZ പ്രസ് ചെയ്ത് ഉണ്ടോ ചെയ്താൽ യഥാർത്ഥ ഡേറ്റ ലഭിക്കും
ഇപ്പോൾ Calcലെ സബ്ടോട്ടൽ ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കും എന്ന് പഠിക്കാം
നമുക്ക് ഇഷ്ടമുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഉപയോഗിച്ച് വിവിധ ഹെഡിംഗ്സിന് താഴെയുള്ള ഡേറ്റയുടെ മൊത്തം തുക സബ്ടോട്ടൽ ഓപ്ഷൻ കണക്ക് കൂട്ടുന്നു
Costന് താഴെയുള്ള ഡേറ്റയുടെ സബ്ടോട്ടൽ കണ്ടു പിടിക്കാം
ആദ്യം എട്ടാമത്തെ rowയിലെ എൻട്രി നീക്കം ചെയ്യുക
സ്ന് മുതൽ അക്കൌണ്ട് വരെയുളള എല്ലാ ഡേറ്റയും ഒരുമിച്ച് സിലക്റ്റ് ചെയ്യുക
അടുത്തതായി മെനു ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഡാറ്റ സബ്ടോട്ടൽസ്
അപ്പോൾ കാണുന്ന സബ്ടോട്ടൽസ് ഡയലോഗ് ബോക്സിലെ ഗ്രൂപ്പ് ബി ഫീൽഡിൽ നിന്ന് സ്ന് സിലക്റ്റ് ചെയ്യുക
ഇത് സീരിയൽ നംബർ അനുസരിച്ച് ഡേറ്റ ഗ്രൂപ്പ് ചെയ്യുന്നു
അടുത്തതായി കാൽക്കുലേറ്റ് സബ്ടോട്ടൽസ് ഫോർ ഫീൽഡിൽ കോസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇത് അതിലെ എല്ലാ entriesന്റേയും തുക കാണുന്നു
യുഎസ്ഇ ഫങ്ഷൻ ഫീൽഡിന് താഴെ സും തിരഞ്ഞെടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക
Costsന് താഴെയുള്ള entriesന്റെ മൊത്തം തുക സ്പ്രെഡ് ഷീറ്റിൽ കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ഷീറ്റിന് ഇടത് വശത്ത് മൂന്ന് പുതിയ ടാബുകൾ ഉണ്ട് 1 2 3
ഈ ടാബുകൾ ഡേറ്റയെ മൂന്ന് വിധത്തിൽ കാണിക്കുന്നു
tab 1 ക്ലിക്ക് ചെയ്യുക
Costsന് താഴെയുള്ള ഡേറ്റയുടെ മൊത്തം തുക മാത്രം കാണിക്കുന്നു
tab 2ൽ ക്ലിക്ക് ചെയ്യുക
Costsന് താഴെയുളള ഡേറ്റയും അതിന്റെ മൊത്തം തുകയും കാണിക്കുന്നു
tab 3 ക്ലിക്ക് ചെയ്യുക
ഷീറ്റിന്റെ ഡീറ്റെയിൽഡ് viewഉം Costsന് താഴെയുള്ള ഡേറ്റയുടെ മൊത്തം തുകയും ഇവിടെ കാണാം
ഈ ഫയൽ ക്ലോസ് ചെയ്യാം
മാറ്റങ്ങൾ സേവ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് അന്വേഷിക്കുന്ന മെസ്സേജ് കാണാം
ഡിസ്കാർഡ് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഫയൽ re ഓപ്പൻ ചെയ്യാം
ലിബ്രിയോഫീസ് Calcലെ വാലിഡിറ്റി ഓപ്ഷനെ കുറിച്ച് പഠിക്കാം
വാലിഡിറ്റി ഓപ്ഷൻ സ്പ്രെഡ് ഷീറ്റിലെ ഡേറ്റ വാലിഡേറ്റ് ചെയ്യുന്നു
ഇതിനായി സ്പ്രെഡ്ഷീറ്റിലെ സിലക്റ്റ് ചെയ്യപ്പെട്ട cellsനായി വാലിഡേഷൻ റൂൾസ് നല്കുന്നു
ഉദാഹരണത്തിന് Personal Finance Trackerodsൽ വാലിഡേഷൻ ഉപയോഗിച്ച് വാങ്ങിയ ഐറ്റങ്ങളുടെ മോഡ് ഓഫ് പേയ്മെന്റ് സ്പെസിഫൈ ചെയ്യാം
ഇപ്പോൾ ഡേറ്റ് എന്ന ഹെഡിഗും അതിന്റെ ഉള്ളടക്കവും നീക്കം ചെയ്യുക
റിസീവ്ഡ് എന്ന ഹെഡിംഗിന് അടുത്ത് മറ്റൊരു ഹെഡിംഗ് m o p മോഡ് ഓഫ് പേയ്മെന്റ് നല്കുക
m o പ് ഹെഡിംഗിന് താഴെയുള്ള cellല്ലുകൾ ഐറ്റംസ് ഹെഡിംഗിലെ entriesലെ മോഡ് ഓഫ് പേയ്മെന്റ്സ് കാണിക്കുവാൻ ഉപയോഗിക്കാം
അതായത് സാലറി ഇലക്ട്രിസിറ്റി ബിൽസ് അങ്ങനെയുള്ള മറ്റ് componentകൾ
m o പ് എന്ന ഹെഡിംഗിന് താഴെയുള്ള ഒഴിഞ്ഞ cellൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ Salaryയുടെ മോഡ് ഓഫ് പേയ്മെന്റ് ആണ് ഉള്ളത്
മെനുബാറിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ വാലിഡിറ്റി
വാലിഡിറ്റി ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ക്രൈട്ടീരിയ ടാബ് ക്ലിക്ക് ചെയ്യുക
അലോ ഫീൽഡ് ഡ്രോപ്പ് ഡൊണിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക
എൻട്രീസ് ബോക്സ് pops അപ്പ് ചെയ്യുന്നു
സിലക്റ്റ് ചെയ്ത സെൽ വാലിഡേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഓപ്ഷനുകൾ എന്റർ ചെയ്യാം
ആദ്യത്തെ മോഡ് ഓഫ് പേയ്മെന്റ് ആയി ഇൻ കാഷ് ടൈപ്പ് ചെയ്തിട്ട് Enter കീ പ്രസ് ചെയ്യുക
രണ്ടാമത്തെ മോഡ് ഓഫ് പേയ്മെന്റ് ആയി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്യുക
ഒക് ക്ലിക്ക് ചെയ്യുക
സിലക്റ്റ് ചെയ്ത സെൽ വാലിഡേറ്റ് ചെയ്യപ്പെട്ടു
ഇപ്പോൾ അരികിൽ കാണപ്പെടുന്ന ഡൌൺ അറോ പ്രസ് ചെയ്യുക
എൻട്രീസ് ബോക്സിൽ നമ്മൾ നല്കിയ മോഡ് ഓഫ് പേയ്മെന്റ്സ് കാണാൻ കഴിയുന്നുണ്ടോ
താഴെയുള്ള സെൽസ് വാലിഡേറ്റ് ചെയ്യാനായി ആദ്യം ടൂൾ ബാറിലെ ഫോർമാറ്റ് പെയിന്റ്ബ്രഷ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
വാലിഡേറ്റ് ചെയ്ത cellsന് താഴെയുള്ള സെൽസ് ലെഫ്റ്റ് മൌസ് ബട്ടൺ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ട് സിലക്റ്റ് ചെയ്യുക
ഇപ്പോൾ മൌസ് ബട്ടൺ വിടുക
സിലക്റ്റ് ചെയ്ത എല്ലാ cellsഉം ഇതേ രീതിയിൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു
m o പ് എന്ന ഹെഡിംഗിന് തൊട്ട് താഴെയുള്ള സെൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഡൌൺ arrowയിൽ ക്ലിക്ക് ചെയ്യുക
മോഡ് ഓഫ് paymentന്റെ രണ്ട് ഓപ്ഷനുകളും കാണിക്കുന്നു
ഇൻ കാഷ് ഓപ്ഷൻ സിലക്റ്റ് ചെയ്യുക
ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓരോ വാലിഡേറ്റഡ് cellൽ നിന്നും കാഷ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സിലക്റ്റ് ചെയ്യാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു സ്പ്രെഡ് ഷീറ്റിന് പാസ്വേർഡ് നല്കാൻ
ഒരു ഷീറ്റിന് അല്ലെങ്കിൽ ഒരു ടാബിന് പാസ്വേർഡ് നല്കാൻ
databaseന്റെ റേഞ്ചസ് നിർവചിക്കുന്നത്
സബ്ടോട്ടൽസ് ഉപയോഗിക്കുവാൻ
സെൽസ് വാലിഡേറ്റ് ചെയ്യാൻ
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ